ഇവിടെ കൊറെ ആള് ഈ സ്കൂളിൽ പഠിച്ച് കൊറേ ആള് ഇപ്പൊ ജോലിയെല്ലോം കിട്ടി ഡോക്ടർ എൻജിനീയർ എല്ലാം എല്ലാ ജോലികിട്ടിയിട്ട് ഇവർ ഇപ്പോൾ ഇണ്ട്.

നിങ്ങ ഈ സ്കൂളിൽ പഠിച്ചോണ്ട് നിങ്ങക്ക് നല്ലത്.

ബിൽഡിങ്ങിന്റെത് ഇവിടെ കുറെ ആള് ചെല ചെല കുറെ ആള് മംഗലം--

ഈ പിക്ചറിൽ കാണുന്നൊരു ഹോസ്പിറ്റലാണ് ഇത് കൊറേ ആള് ഇവിടെ ഇരിക്കുന്ന സ്ഥലത്തെ കൊറേ ആള് വെയിറ്റ് ആക്കുന്നതാണ് ഡോക്ടർമാറേ .

പിന്നെ ഏഹ് ഇങ്ങ രോഗികളെ ടോക്കൺ എടുത്തിറ്റ് സിസ്റ്ററ് --

ബെഡിന് എത്ര എണ്ണം എന്ന് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്--

ഇവടെ കൊറെയാള് ജ്യൂസ് കുടിക്കാൻ വരെ ഇത് പലതരത്തിലുള്ള കൊറെ ജ്യൂസുകൾ ഇണ്ട്.

ഈ പിക്ചറിൽ കാണുന്നത് ഒരു ബലിയ ഹോസ്റ്റലാ .

ഇവിടെ കുറെ ആളെ പിക്നിക് ചെയ്യാനുള്ള ആളെല്ലാം വരുന്നു.

ടോപ്പില് കാ ഇഷ് ഈ കാണ് ഏയി ഏഹ് ഈ കാണുന്ന ഷോപ്പിൻ്റെ പേരാണ്--

ഈ പിക്ചറില് കാണുന്നത് ഒരു ഫുള്ള് ഒരു പൂക്കള് ഫ്ലവേഴ്സ് എല്ലാം നിറഞ്ഞിട്ടുള്ളൊരു ഗാർഡൻ ആണ്.

നല്ല ഗാർഡൻ ആണ് കുറെ ആളാടെ ഇരിക്കാനും ടൈംപാസ്സ് ആക്കാനും എല്ലാം വരുന്ന--

ഇവിട തായേനു ട്രെയിന് റെയിൽ വേൻ്റെ തയേന്നൊരു പൊഴ എണ്ട് എ ഇവിടെ കൊറേ ആള് ഇരിക്കാന് നിക്കാന്.

പിന്നെ ടൈം പാസാക്കാൻ ഉള്ള നല്ല വൈബ് ആണ് നിങ്ങ ഇവിടെ വന്നോക്കണം.

ഇത് നല്ല സ്കൂൾ ആണ് വലിയ ഗ്രൗണ്ട് ആണ് കൊറേ ആൾ ഷട്ടിൽ ക --

ഗ്രൗണ്ടെല്ലോം ഇവിടെയുണ്ട് ഇവറെ നല്ല ഗ്രൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട്.

പുഴയിൽ കുറെ ആൾ കുളിക്കാനെല്ലാം വര്ന്ന് നല്ല വൈബ് ആണ്.

കുറേക്കാളുകൾ ഇരി ഇരിക്കാന് നല്ല പാങ്ങല് ഇവിടെ വരുന്ന നല്ല പെയിലായെല്ലാം ഉണ്ട്.

പിക്ചറിൽ കാണുന്നത് ഒരു കാർ പാർക്കിംഗ് ആണ് ഇവിടെ കുറെ ആൾക്കാറ് ബെക്കാനാണ് കാർ പാർക്കിംഗ് ആണ് കുറെ ആളു വരുന്നത്.

യാ ഇ ഇയിൻ്റെ ഇപ്പറത്ത് തന്നെ വലിയൊരു ഹോസ്റ്റല് പോലത്തെ ഒരു വലിയ ഹോ--

എല്ലാം നോക്കുന്നുണ്ട് നല്ല ഡ്രോയിങ് ഇവർ കൊടുക്കുന്നുണ്ട് നല്ല പാങ്ങേല്ലാ നല്ല വാങ്ങിയിട്ടെല്ല--

അങ്ങനെയങ്ങ് ഇവിടെ വന്നോക്കണം കേട്ടോ നല്ല വൈബ് ആണ് ഇവിടെ ഇരിക്കാന്.